അവിടെ എന്തോ സംഭവം നടക്കുന്നത് കേട്ടല്ലോ. ആ ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് പൂ കൃഷി നടത്തുകയാ കുറച്ചു പേര്. പത്ത് അംഗങ്ങള്‍ ചേര്‍ന്ന്.

നന്നായിരിക്കുന്നു അവരുടെ കൃഷി ആ നന്നായിട്ട് വിളവെടുപ്പോക്കെ നടത്താന്‍ പറ്റി. കൊറച്ചു ഇങ്ങനെ കൊറേ കൊറേ പൂക്കള്‍ ജമന്തി ജമന്തി തൈയാണ്‌ അവര് നട്ടിരിക്കുന്നത്.കൊറേ പൂക്കള്‍ അവര്‍ക്ക് വിറ്റ് പൈസ എടുക്കാനോക്കെ സാധിച്ചു. പിന്നെ കൊറച്ചു കൃഷിയും, പയറ് , അങ്ങനെ കെഴങ്ങ് വര്‍ഗ വിളകളൊക്കെ നട്ടിട്ടു അതിന്‍റെ പയറും, പിന്നെ ചീരയും അതൊക്കെ വിറ്റ് അവര്‍ക്ക് പൈസ എടുക്കനോക്കെ പറ്റി. നല്ലതാണ്. പുറമ്പോക്ക് ഭൂമിയിലാണ് അവര് കൃഷി ചെയ്യുന്നത്.

ആ അവിടെ വാഴകൃഷി പിന്നെ അവിടെ ഉണ്ടാരുന്നല്ലോ.

അതിനു അതും ഒണ്ട്. ചാണകപൊടിയും, കോഴിക്കാരവും അതൊക്കെയാണ്‌ അവര് അതിനു വേണ്ടി കൊടുക്കുന്നത്.ജൈവവളം മാത്രം. വേറെ പൊറത്തുള്ള വളമൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ നന്നായിട്ട് അവര് കൃഷി ചെയ്തു നെറയെ കൊലകളൊക്കെ ഉത്പാദിപ്പിക്കാനായിട്ടു കര്‍ഷകര്‍ക്ക് കഴിഞ്ഞിട്ടുണ്ട്.അങ്ങനെ തന്നെ അത് മുന്നോട്ടു പോകുന്നുമുണ്ട്. ഓ, അപ്പൊ അപ്പൊ നല്ലൊരു കാര്യമാണല്ലേ അവിടെയുള്ളവരൊക്കെ ചെയ്യണേ.. ആ നമ്മുടെ നാട്ടില്‍ നമ്മളിപ്പോ കൃഷിയൊക്കെ കുറവായത് കൊണ്ട് പൊറത്തുള്ള പൊറത്ത് തമിഴ്നാട്ടില്‍ നിന്നൊക്കെയാണ് കൊലകളും, അതും ബാക്കി സാധനങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പം ആ ഒരു രീതി മാറി നമ്മുടെ നാട്ടില്‍ തന്നെ കൃഷി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അത് കൊറച്ചു കര്‍ഷകര്‍ക്ക് അവരുടെ അവര്‍ക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ജീവിതരീതി മുന്നോട്ടു നയിക്കാനും അവര്‍ക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങള്‍ വാങ്ങാനുമൊക്കെ ഈ കൃഷി മുഖാന്തരം അവര്‍ക്ക് സാധിക്കുന്നുണ്ട് ആ നല്ല കാര്യം. അപ്പൊ കൃഷി നമ്മുടെ ഞാന്‍ വിചാരിച്ചത് കൃഷി നമ്മുടെ സമൂഹത്തില്‍ നിന്നും ഇങ്ങനെ പോയി എന്നാണ് എന്നെന്നേക്കുമായി. പക്ഷേ ഇപ്പോഴും ഉണ്ടല്ലേ കൃഷിയൊക്കെ. ഉണ്ടുണ്ട് ഉണ്ട് ഞങ്ങടെ നാട്ടില്‍ ഉണ്ട്. നെറച്ച് നെറയെ കര്‍ഷകര് ഇവിടെ വാഴയും മരച്ചീനിയും ആ അതുപോലെ ആ പയറ്, ആ അങ്ങനത്തെ കെഴങ്ങുവര്‍ഗ്ഗ വിളകളൊക്കെ നെറച്ച് കൃഷി ചെയ്തു അതിന്‍റെ ആദായം എടുത്തു ജീവിക്കുന്ന ഒത്തിരി കര്‍ഷകര്‍ ഞങ്ങളുടെ നാട്ടില്‍ ഉണ്ട്. ഓ, നല്ലകാര്യം. അപ്പൊ പിന്നെ കൃഷി ചെയ്യാന്‍ ആളുകള്‍ ഒക്കെ ഉണ്ടോ അവിടെ? ഒണ്ടൊണ്ടൊണ്ട്. ഇഷ്ടം പോലെ ആള്‍ക്കാര് ഒണ്ട്. ആ ഗവ നമ്മുടെ അല്ലാതെയുള്ള ജോലി ഇല്ലാത്തവര് ഒക്കെ പാവപ്പെട്ടവരൊക്കെ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. അവരുടെ ഒള്ള ഭൂമികളില് അവര് കൃഷി ചെയ്തു അതിന്‍റെ വരുമാനം കൊണ്ടാണ് അവര് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്നത്.

അപ്പൊ ഇയാള്‍ടെ അഭിപ്രായം എന്താണ് ഈ കൃഷിയെ കുറിച്ച്. കൃഷി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതേയതെ അതേ. നമ്മള്‍ എല്ലാ സാധങ്ങള്‍ക്ക് വേണ്ടിയും പുറം പുറത്തു പുറം നാട്ടുകാരെ ആശ്രയിക്കുന്നതിനേക്കാളും നമ്മള് സ്വന്തമായിട്ട് നമുക്ക് ഉള്ള ഭൂമിയില് വച്ച് നമുക്ക് കൃഷി ചെയ്തു നമ്മുടെ കാര്യങ്ങള്‍ നോക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ആ, അപ്പൊ പിന്നെ അപ്പൊ പിന്നെ സാധാരണക്കാര്‍ക്കൊക്കെ എല്ലാ സാധനങ്ങളുമൊക്കെ അവിടെ നമുക്ക് ലഭിക്കും അല്ലേ. അതെയതെയതെ, മരച്ചീനിയും, അങ്ങനത്തെ കൊലയും, ഏത്തന്‍, കപ്പ , രസ കദളി അങ്ങനെ കൊറേ. പാളയംകോടന്‍ അങ്ങനെ കൊറേ കൊലകളൊക്കെ കൊറേ വാഴ കൊറേ രീ, കൊറേ രീതിയിലുള്ള കൊറേ ഐറ്റം കൊറേ കൊറേ കൃഷിയായിട്ടു വാഴയുടെ ഇതില് നെറയെ ഉണ്ടാകും.പലരീ പല പല വിഭവങ്ങള്‍ ഉണ്ട് . ആ ആ അപ്പം ഈ കൃഷി നാശം വല്ലതുമൊക്കെ നടക്കുന്നുണ്ടോ. ഈ മഴയൊക്കെ ഈ സമയത്ത് ഭയങ്കരായിരുന്നല്ലോ. ആ സമയത്തൊക്കെ.കൃഷിക്ക് വല്ല കുഴപ്പം വല്യ ബുദ്ധിമുട്ടുകളൊന്നുമുണ്ടായിട്ടില്ല ഇതുവരെയും പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ പന്നിയൊക്കെ എറങ്ങിയിട്ട് മരച്ചിനിയൊക്കെ നശിപ്പിച്ചതായിട്ടു അറിവ് കിട്ടിയിട്ടുണ്ട്. ഓ, ഈ പ്രളയ സമയത്തൊക്കെ കൊറച്ചു പാടായിരുന്നു. അല്ലേ. ഒരു പാട് മഴ നിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ലാത്തപ്പോള്‍ ഒന്നും കുഴപ്പമില്ല.